ഇപ്പൊ ഒന്നു അതുവായില്ലല്ലോ എന്തോവയി പിന്നെ എന്നത്തേക്ക് പറഞ്ഞ് പാനഞ്ചേന്ന് പറഞ്ഞ് ആന്നോ ഉം ഉം ഓ ഓ പിന്നെന്തുവാ അവരുടെ ആരുടെയാരുന്നു കല്യാണം വിഷ്ണുൻറെ ആരുടെയോ ഒരു കല്യാണത്തിൻറെയൊക്കെ Photo ഒക്കെ ഇട്ടേക്കുന്നെ കണ്ടല്ലോ വിഷ്ണുകുമാറ് വിഷ്ണുൻറെ അപ്പേ മാമൻറെ മോടെ മാമൻറെ മോടെ ആ വിഷ്ണു പിന്നെ നിൻറെ ആ വിദ്യാന്നൊക്കെ പറയുന്നേ അതുവായിട്ട് ഫ്ര അവര് ബന്ധുക്കളാണോ അതവൻറെ അപ്പച്ചിടെ മക്കളായിപ്പോ ആ വിദ്യ വിജയനോ എന്തുവാ

ആ ഒരു പേ ഇതിനത്തൊണ്ടൻറെ എന്താ

ഞാന് അതിനത്ത് കണ്ട് എ ഒണ്ട് ഇങ്ങനെ ആ അഹ് അന്നേരം അതിനത്ത് കണ്ടപ്പോ ഞാ വിചാരിച്ച് ഇത് ഇവര് തമ്മില് എന്തോ ബന്ധുക്കളാണെന്ന് എനിക്ക് തോന്നിയന്നേരം ആ അവര് മൂന്ന്പേങ്ങ മ മക്കളെ അവര് ഉം പിന്നെ അച്ഛൻറെ പെങ്ങടെ മോ മക്കളോ അപ്പച്ചിടെ മക്കളോ

ആ പെണ്ണ് ഉം ഉം ഉം ഒരാള് നാട്ടി കെട്ടിച്ചോടുത്തെ

അയിൻറെ അപ്പർത്ത വീട അവര് നിക്ക്ന്നെ ആഹ് ആഹ് അഹ് പിന്നെ പിന്നെ വേറെ വിശേഷേന്തുവാ

വേറെ സുഖം ഉം പിന്നെ എന്തുവാ വേറെ വേറെ എന്തോ കഴിക്കാന് ഒണ്ടാക്കി എന്തുവാ വെണ്ടക്ക വെണ്ടക്കാടെ കറി മെഴുക്കുപെരട്ടി പോലെ ഒണ്ടാക്കി പിന്നെ ചെ ചപ്പാത്തി ഒണ്ട്

അളിയൻ പിന്നെ വെളിന്നല്ലേയോ കഴിച്ചത്

പോപ്പോയിപ്പോ അവിടെ പോയിട്ടുണ്ട് പപ്പായുടെ കൂടെ അ വെ അവടുന്ന് കഴിക്കേണ്ട വരും കുഞ്ഞാറ്റക്ക് പിന്നെ കൊടുത്തേ അങ്ങനെ പ്പൊ കഴിക്കും പിന്നെ പിന്നെ ഒന്നുല്ല ഉം ഉം പ്പ പത്ത് പതിനഞ്ച് Minute ആയി നമ്മള് നീ കഴിക്കാറായോ നിനക്ക് കഴിക്കണം എന്ന ശെരിയെന്ന

ഓ ഉം ഇനി കൊറച്ച് നേരം കൂടെ ഒരു പിന്നെ വേറെ ആ ശരി ഉം ശരി എന്ന പിന്നെ

Okay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

ഇത് നിർത്തുകയാണ് നന്ദി നമസ്ക്കാരം